കൺഗ്രാജുലേഷൻസ് ജോലി കിട്ടീന്നറിഞ്ഞു. ആ താങ്ക്യൂ ഇന്ന് ഒരുപാട് വിളിച്ചായിരുന്നു കിരണേ ഇപ്പഴാണൊന്ന് ഫ്രീ ആയത്.

ആ എവിടെ സി ആര് പി എഫ്ഫിലാണെന്നറിഞ്ഞു ഇപ്പൊ എവിടെയാ പോസ്റ്റിങ്ങ്? പോസ്റ്റിങ്ങൊന്നുമായില്ല നമ്മളെ ഇപ്പോ ട്രൈനിങ്ങിന് എടുത്തിട്ടേ ഒള്ളൂ ഇപ്പോ നമുക്ക് ട്രെയിനിങ് നടക്കുന്നത് മധ്യപ്രദേശിലാണ് അവിടെ ഈ ഭോപ്പാലിനടുത്താണ് ട്രെയിനിങ് നമ്മുടെ ക്യാമ്പ് അവിടെയാണ് ഇപ്പോ ട്രെയിനിങ് നടന്നോണ്ടിരിക്കുന്നത്.

എങ്ങനേണ് ബുദ്ധിമുട്ടാണോ ജോലി ചെയ്യാനൊക്കെ? ആ ട്രെയിനിങ്ങാണ് ട്രെയിനിങ് പൊതുവേ നമുക്കൊരു വർഷം ട്രെയിനിങ് നല്ല ടഫ്ഫായിരിക്കും. ആ കാര്യം നമ്മളിത്രനാളും ജീവിച്ച കണക്ക് അല്ലല്ലോ നോട്ട്‌ ക്ലിയർ നമ്മളെയൊന്ന് മോൾടീതെടുക്കാൻ വേണ്ടീട്ടുള്ള ടഫ്ഫ് ട്രെയിനിങ്ങൊക്കെ ആയിരിക്കും.

ഉം ആദ്യത്തെ കൊറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടായിരിക്കുംലെ അതിലേക്ക് മാറുന്നൊരു ട്രാന്‍സിഷണല്‍ ടൈം

അല്ല ആ നമ്മളിപ്പോ എവിടെയാണോ ട്രെയിനിങ്ങിന് പോകുന്നത് അവിടുത്തെ ലോക്കൽ ഫുഡ്ഡായിരിക്കും നമുക്ക് കിട്ടാ.

ഉം സ്പോർട്സിന് പോയാ അങ്ങനെ സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ കിട്ടുവല്ലെ ജോലിക്കൊക്കെ. പിന്നെ ഒരുപാടുണ്ട് പ്രത്യേകിച്ചീ ഏ സ് സ്പോർട്സിന്റെ ആ ഇതിലെ പാര് ട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കെല്ലാം മൈനായിട്ടീ ഫോഴ്സില് റെയിൽവേ അങ്ങനെയുള്ളതിലൊക്കെ മൈനായിട്ട് ഒരുപാട് ജോലി കിട്ടും. ആ ഇത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് കാര്യം ആ എനിക്കെന്നെ അറിയാം എന്റവിടത്തന്നെ ഇപ്പൊ ആ സ്പോർട്സിനുണ്ടായിരുന്ന മിക്ക ഒട്ടുമിക്കവാറും പേരും ചെറിയ ജോലികളാണെങ്കിലും ഏതെങ്കിലും ഒക്കെ ഏ ഗവൺമെന്റ് ഏ സെൻട്രൽ ഗവണ്മെന്റിന്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയാലും ഏ സർവീസിലിപ്പം കയറിയിട്ടുണ്ട് നമ്മളെ സീനിയേഴ്സ് മിക്കവാറും പേര് ജൂനിയേഴ്സും കൊറെ പേരും മിക്കവാറും ഈ നാഷണൽ ടീമിലൊക്കെ കളിക്കുന്നോരെന്തായാലും ഏതെങ്കിലൊരു ഇതില് കയറും. ആ ജോലി കിട്ടാൻ വേണ്ടി നാഷണൽ ലെവൽ ഗെയിംസിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇപ്പോ രഞ്ജി കളിക്കോ അങ്ങനെ ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്താ ആ കി ഏ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ?

അപ്പോ ഈ സ്പോട്ട്സ് കോട്ടയിലപ്ലൈ ചെയ്ത ആൾക്കാര് തമ്മിലാണ് ഈ എക്സാം എഴുതി മത്സരിക്കുന്നതല്ലേ?

അപ്പോ അതും കഴിഞ്ഞു പിന്നെ ഫിസിക്കൽ ടെസ്റ്റുണ്ടാവോ?

ആ നിതിൻ പോയ സമയത്ത് ഉദ്ദേശം എത്രാൾക്കാര് എക്സാം എഴുതിയിട്ടുണ്ടാകും? അന്നീ സ്പോർട്സ് കോട്ടയില് അപ്ലൈ ചെയ്തത് മൊത്തം ഓൾ ഇന്ത്യ മുന്നൂറ് വേക്കൻസിയായിരുന്നു. സ്പോർട്സ് കോട്ടക്കന്നുണ്ടായിരുന്നത് സി.ആർപിഎഫില് അപ്പഴ് അതിലെനിക്ക് തോന്നുന്നതൊരു ആ എണ്ണൂറ് തൊള്ളായിരം അത്ര പേരെ അപ്ലൈ ചെയ്തുള്ളൂ. അതില് മുന്നൂറ് പേർക്ക് കിട്ടി. ബാക്കിയുള്ളോര് ആ സിആർപിഎഫില് അല്ലെങ്കി അടുത്ത വേറെന്തെങ്കിലും റെയിൽവേലൊക്കെ ഇപ്പം മാസ്സായിട്ടൊരു വേക്കൻസി വരുമ്പോ ഒരുപാട് പേരതിലേക്ക് കേറും. അപ്പഴ് കൺഫോമായിട്ടവർക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലേ? ആ അങ്ങനെ കൺഫോം പറയത്തില്ല എങ്കിലും ആ ഒരു പരിധി വരെ അവർക്ക് ജോലി ഒറപ്പാണ് കാര്യം ആ ഒന്നുല്ലെങ്കി ഇത്രേം ഇവന്റ് പോയ ആളായോണ്ട് ഗവൺമെന്റ് തന്നെ മുൻകൈയെടുക്കും അവർക്ക് കാര്യം സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് ഏ നാഷണൽ ലെവൽ പോയിട്ടുള്ള ആളാണെങ്കി സ്റ്റേറ്റ് ഗവൺമെന്റൊക്കെ തന്നെ മുൻകൈയെടുത്ത് അല്ലെങ്കില്‍ പോലീസില്‍ എങ്കിലും അവർക്ക് ഏ കൊടുക്കും പോലീസ് ഫോറസ്റ്റ് എക്സൈസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഫോഴ്സില് കൊടുക്കും അല്ലെങ്കി ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിലെന്തെങ്കിലും അറ്റ്ലീസ്റ്റൊരു ആ എൽജിഎസ് ആയിട്ടെങ്കിലും ജോലി കൊടുക്കും. അപ്പോ നമ്മള് ഇപ്പോ നാഷണൽ ലെവലിലൊരു സമ്മാനം വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒളിമ്പിക്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും നമ്മള് എക്സാമൊന്നും എഴുതാതെ തന്നെ ജോലി തരുവായിരിക്കുമല്ലേ?

അത്രയും ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ ശരിക്കന്ന് ആ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ സ്പോർട്സായിട്ട് നടക്കുംമ്പത്തേക്കും ഞാൻ എത്ര ദിവസം വഴക്കു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടക്കരുത് പഠിക്കണംന്നൊക്കെ പറഞ്ഞിട്ട്.

അപ്പൊ അങ്ങനെ സ്പോർട്സിലൊക്കേണ് കുട്ട്യാളെ ഡയറക്റ്റീത് വിട്ടാലും അവർക്ക് അത്യാവശ്യം നല്ലൊരു ഭാവിണ്ടാകും അല്ലെ

ഈ ശെരിക്കും നമ്മളെസ്കൂളിലൊക്കെ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു പര്പാട്യാണ് ആ ക്കെ ഈ ബോഡെക്സാമൊള്ള കുട്ടികളെ ഒരെക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസീലും പങ്കെടുപ്പിക്കില്ലാ, ആട്സിലും സ്പോട്സിലൊന്നിനും പോകാൻ സമ്മത്ക്കാതെ ഫുൾ ടൈം ക്ലാസേർന്നു.

മ്ം ശെരിക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെന്ന് പറഞ്ഞാ ഈ പറയുന്ന സംഘടന അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ ഒരു ഒരു സംഭവത്തിന്‍റെ ഒരു തരിമ്പുപോലും അതിനകത്ത് വരുന്നില്ലാ വന്നാ അത് വല്ല്യ ഇഷുവാക്കും അവടെ.

ആ അതില്ലാത്തത് കൊണ്ടാണ് ഈ സ്പോർട്സിനെ ഒന്നും അവര് സപ്പോർട്ട് ചെയ്യാത്തെ കാര്യം അങ്ങനെ വിദ്യാർത്ഥികൾക്കൊരു യൂണിയനൊക്കെ ഉണ്ടെങ്കി അവരീ സ്പോർട്സ് ആർട്സ് അതൊക്കെ നടത്താൻ സ്കൂളാര് സമ്മയ്ച്ചില്ലെങ്കി പിള്ളാര് പെട്ടെന്ന് പിറ്റേന്ന് പ്രശ്നണ്ടാക്കും സ്ട്രൈക്ക് വരും പൊറമേന്ന്ള്ള പൊളിട്ടീഷ്യനൊക്കെ എടപെടും അത് വലീയ ഇഷു ആയിട്ട് ഈ മീഡ്യാസിലൊക്കെ വരും. പിന്നെ കൂട്തലും ഒള്ളൊരു പ്രശ്നംന്നുണ്ടേ കാശ് കൊട്ത്ത് പഠിക്കുന്നതായതോണ്ട് ആ സ്കൂൾകാരിപ്പം രിപ്പം പറ്റത്തില്ലാന്ന് പറഞ്ഞാല് ഇവര് കൊട്ക്കുന്ന കാശ് പോകുംന്ന്ള്ളൊരു പേടീലാണ് എല്ലാരും ആ പാരൻസടക്കം നിക്ക്ന്നത്. ആ അത് ശെര്യാണ് കാര്യം പാരൻസും വിചാരിക്കും എന്റെ കുട്ടി ഇത്രേം ഫീസ് കൊട്ത്ത് ഞാൻ സ്കൂളീ വിടുന്നത് ഇങ്ങനെ ഇവന്‍ ഈ സ്പോർട്സിന് പോയി കളിച്ച് നടക്കാനോ അല്ലെങ്കി പാട്ടും പാടി നടക്കാനോ ഒന്നും അല്ല അവന് പ്ലസ് ടൂന് ഫുൾ എപ്ലസ് ആ അല്ലെങ്കി ണയന്‍റി ണയൻ പോയിന്റ് ണയൻ പേർസന്റ് മാർക്ക് അതേ കണാക്കിന് ട്വവൽത്തിലും അത്രെ മാർക്ക് വാങ്ങണം അങ്ങനെ ജയിക്കണമ്ന്നാണ് ഉദ്ദേശിക്കണെ അതേ സമയം ഇപ്പതന്നെ ഞാനൊക്കെ എന്നേകൊണ്ടൊക്കെ അങ്ങനെക്കെ പഠിപ്പിച്ചിരുന്നെങ്കി വല്ലതും നടക്കുവാർന്നോ ഞാൻ പഠിക്കത്തൂല്ലാ സ്പോർട്സൂല്ല രണ്ടൂല്ലാതാവും അപ്പൊ ഞാൻ വല്ല കൂലിപ്പണിക്കും പോകണ്ടിവരുല്ലാർന്നൊ. ഇതിപ്പം സ്പോർട്സുള്ളതോണ്ട് ജെസ്റ്റെന്റെ കോളിഫിക്കേഷൻ പ്ലസ്ടുവാണെന്നെ ഉള്ളു ഞാന്‍ ഡിഗ്രി അത് ഞാൻ ഒടനെ എഴുത്യെടുക്കാവന്നേ ഉള്ളു എനിക്കിനി ഒരു പേപ്പറോടെ കിട്ട്യാ മതി. ഒരു ഇഗ്ലീഷ് പേപ്പറും കുടെ കിട്ടാനുണ്ട് അതും കുടെ ആയാൽ എനിക്ക് ഡിഗ്രീയാകും അതും എനിക്കാണെങ്കി ഇനി ഇവടെ ഇരുന്നോണ്ട് സർവ്വീസിലിരുന്നോണ്ടന്നെ ആ ആ നമ്മളെ ഓഫീസർ ടെസ്റ്റെഴുതാനും പറ്റും എനിക്ക് സി ആർ പി എഫ് ല് ഞാന്സബ് ഇൻസ്പെക്ടർ റാങ്കിലോട്ട് എനിക്ക് കേറാനും പറ്റും. ആ അത്രേം ഒപ്പോർചുനീറ്റ്സ് ഉണ്ടല്ലെ ഈ സ്പോർട്സിലൊക്കെ അപ്പത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലൊക്കെ കാര്യങ്ങളെനിക്ക് ചെയ്യണം ഇതിനെ പറ്റി ആർക്കും അറീല്ല.

ആ എന്തായാലും നല്ല ഓപ്ഷനാണ് ഒരുപാട് സ്ഥലങ്ങള് കാണാനും നോർത്തിന്ത്യാ പല പല സ്ഥലങ്ങളില് പോയി താമസിക്കാനൊക്കെ പറ്റോലോ.

ഓ ഇത് നല്ലൊരു അറിവാണല്ലൊ ഇത്. ഓ അത് ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയത്തില്ല അത് കൊണ്ടാണ് മിക്കാരും പേരും സ്പോർട്സിലോട്ടൊന്നും കുട്ടികളെ വിടാതിരിക്കുന്നത്. ഓക്കെ മിധുനെ എനിവേ കൺഗ്രാജുലേഷൻസ് ഫ്രീ ആകുമ്പൊ വിളിക്കു ഓക്കെ ശരി കിരൺ ഓക്കെ